Nap~ Naptol comedy ആണ്. ആ എന്നിട്ടു one GB ram phone ഹേ എന്നിട്ടു അതില് PUBG കളിക്കുന്ന video കാണിച്ചു തരിക. one GBPUBG download ചെയ്ത video ഇട്ടു കാണിക്കുവാ. അതോ ആ ഓനാ നോക്കണത് വെറും marketing ഇല്ലാത്തതാണ് പറയണേ. അവര് PUBG നു support ആ ചെയ്യണത്. ആ mall ഉകളില് PUBG കളിച്ചു ഓൻ ചെയ്യട്ടെ ആഹ് പച്ച അയിന്റെ രണ്ടെണ്ണം ബാക്കി. അത് തോന്നിപ്പിക്കണതു ആണ് നല്ലതാണിനി ഇതുംകൂടി ഉള്ളു ഹേ ചെയ്യാം എന്നാ കിട്ടും. ഉം അഹ് അതെ~ അതെ അങ്ങനാണേ ആരും വെച്ചിട്ടുണ്ടവില്ല. അല്ല ശരിയാണ് ആ അതൊക്കെ പിന്നേം വാങ്ങാട്ടോ അങ്ങനത്തെ പാത്രങ്ങള് അതാണ് വാങ്ങണയാണ് അത് വല്ല marketing ആണ്

ഉം ആരാ അവരെങ്ങനാണ് ready ആവണത്? ഇജ്ജ് എന്നാലേ എന്തായാലും online ഇൽ ഒന്ന് നോക്കി നോക്കൂട്ടോ. ഞാൻ എന്തായാലും കുറച്ചു link ഉകൾ ഇട്ടു തരാം ഓരോ സാധനങ്ങളുടെ നോക്കി നോക്ക്. പറ്റുവാണെങ്കിൽ അത് സാറേ ഞാൻ ഉം മൊഴിയായിട്ടു എന്തെങ്കിലും കാണും. ഞാൻ ഇപ്പൊ കുറച്ചു link ഉകള്, അതാണ് season ആവുന്നുണ്ട്‌. നല്ല rate ആയി കാണും. അതിനുള്ള സാധനം ഒന്നും ഉണ്ടാവുല്ല.

ഈ സമയത്തു rate കൂടുതലാണ്. കാരണം ഒന്നാമത് season ആണ് ആരും എടുക്കാതിരിക്കുല്ലല്ലോ. പെരുന്നാളിന് വേണ്ടീട്ട്. എത്ര rate ആണെങ്കിലും എല്ലാരും എടുക്കുവല്ലേ അതാണ് ഓൻ റേറ്റ് എത്രന്നൊന്നും നോക്കൂല്ല. എല്ലാം ആള് എപ്പോളെങ്കിലും ഉള്ള കരണവേ പൈസ എത്ര ചിലവായാലും അതെടുക്കും. അതുണ്ട് വണ്ടിലൊക്കെ എണ്ണ ഉണ്ട്, ഉം ഞമുക്ക്‌ പോകാം ഇന്ന് രാത്രി പോകാം. എന്തായാലും നമക് okay നോമ്പ് തുറന്നിട്ട് നമ്മള് പോയോ എന്തെങ്കിലും പോയി കഴിക്കുകയും ചെയ്യാം കുറെ കുറച്ചു ദിവസമായി പോയിട്ട്. പുറത്തായി പോയിട്ട്. ഇപ്പൊ പുതിയാളും ഉണ്ട് ആഹ് ആരുടെ ആഹ് ആഹ് ആ ഞാനീ exa~ exam exam exam തുടങ്ങിയിട്ട് പിന്നെ പോയിട്ട് തന്നെ ഇല്ല. ഹും പിന്നെ അത് അങ്ങിനെ ഇരിക്ക ഒറ്റയാണ്‌. എങ്ങോട്ടേക്ക് ഒക്കെ ഒന്ന് പോണം.

ഞാനില്ല കാര്യം എന്താ വെച്ച Time ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. കടക്കുകയല്ലേ ഇതിന്റെ സമയം. ഉം ഞാൻ എന്തായാലും shoe വേ ഇടുള്ളൂ കൊണ്ടുപോവാൻ. അത് വരിക മുമ്പേ അല്ലെ. അത് കുറച്ചു ആയേക്കുണു. പെരുന്നാള് പ്രമാണിച്ചു ഒരു shoe ആ order ചെയ്തേക്കുന്നെ. ഇതിലെ നേഹ അത് amazon ഇല് കുത്തുക amazon ഇലാ വീഡിയോ ക്കണെ ഉം അത് shoe നമ്മള് രണ്ടാളും പോയിട്ടന്നു എടുത്തു.

ആ അതാണ് അത് നമ്മള് മറ്റേ tuition എന്റെ സമയത്തെല്ലാം അങ്ങിനെയാ പുറത്തു തന്നെ അല്ലെന്ന് പിന്നിപ്പോ മുകളിലത് വാങ്ങേണ്ടേ ആവിശ്യം ഇല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ. ഉം ശരിയാ കുറെ ഉം എന്തായാലും പിന്നെ രാത്രി പോകാം ഞാൻ ഈനേരം വൈകുന്നേരം വിളിച്ചു നോക്കാം അപ്പൊ ശരി ഉം പോകാം bye ശരി നമസ്ക്കാരം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോവുന്ന വിഷയം തീപൊള്ളിയാൽ ലകുവായ പൊള്ളൽ ലകുവായ പൊള്ളൽ മാത്രമേ വീട്ടിൽ നിന്ന് ചികിൽസിക്കാവു പൊള്ളൽ ഗുരുതരമാണെങ്കിൽ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 അണുബാധയുണ്ടാക്കുന്നതിലുമാണ് പൊള്ളൽ മാരകമാവുന്നത് അതിന് പൊള്ളൽ സുഖമായാൽത്തന്നെ തൊലി ചുളിയാൻ സാധ്യതയുള്ളതിനാൽ ചർമ ശുശ്രൂഷ പ്രത്യേക ശ്രേദ്ധയേറക്കിക്കൊള്ളും തൊലിയിലൂടെ മേലെ മാത്രമുള്ള പൊള്ളലാണെങ്കിൽ ചെറിയ കുമിളകളായും തൊലി ഉയർന്ന് നിൽക്കുകയൂം ചുമന്നിരിക്കുകയും ചെയ്യും തൊലി തൊലിക്കുമടിയിലുള്ള ആഴത്തിലുള്ള പൊള്ളലാണെങ്കിൽ ആ ഭാഗത്തെ വേദന അറിയാനുള്ള ശക്തി നശിച്ചിരിക്കും അതിനാൽ വേദന ഉണ്ടാവില്ല തൊലി മുഴുവനും നശിച്ചതാണ് കാരണം ലകുവായ പൊള്ളൽ സംഭവിച്ചാൽ തായേ പറയുന്നവ ശ്രദ്ദിക്കുക. പൊള്ളിയ ഭാഗം ശുദ്ധമായ തണുത്ത വെള്ളത്തിൽ പതിനഞ്ചു minute നേരത്തേക്ക് തായ്തി വെക്കുക ice ഉപയോഗിക്കുകയും ചെയ്യാം ആ ഭാഗം ശുദ്ധമായ cotton കൊണ്ടോ പഞ്ഞികൊണ്ടോ മൂടിവെക്കുക പൊള്ളിയതിന്റെ ചുറ്റുമുള്ള പൊള്ളാത്ത ഭാഗം കൂടെ മറയുന്ന രൂപത്തിൽ dressing ചെയ്യണം പൂർണ്ണമായും ഉണങ്ങാത്ത സാദാരണഗതിയിൽ രണ്ടാഴ്ച വേണ്ടിവരും ഒരാഴ്ച കഴിഞ്ഞാൽ മാറ്റി dress ചെയ്യണം എണ്ണ മഷി നെയ് പൗഡർ തുടങ്ങിയവയൊന്നും പൊള്ളിയഭാഗത് പുരട്ടരുത് കാരണം അണുബാധയെ വിളിച്ചുവരുത്തുന്നതിന് വിളിച്ചുവരുത്തലാണത് പൊള്ളിയഭാഗം അതിപ്പോ ഉയർത്തിവെക്കുക വേദന കുറയാന് ജലനഷ്ടം കുറക്കാനും ഇത് സഹായിക്കും വേദനകുറക്ക കുറക്കാനുള്ള ഗുളികകൾ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 കുമിളകൾ യാതൊരുവശാലും കുത്തി പൊട്ടിക്കരുത് നല്ലപോലെ പാനീയങ്ങൾ കുടിക്കാൻ കൊടുക്കുക ഉദാഹരണം മധുരമുള്ള ഇളം ചായ ഇനി ഗുരുതരമായ പൊള്ളൽ ഇപ്പോ നമ്മ പറഞ്ഞത് ലകുവായ പൊള്ളൽനെ പറ്റിയാണ് ഇനി ഗുരുതരമായ പൊള്ളലേക്കുകയാണെങ്കിൽ തണുത്തവെള്ളം പൊള്ളിയഭാഗത് നല്ലപോലെ ഒഴിക്കുക പൊള്ളിയഭാഗത്തെ കത്തിക്കരിഞ്ഞ ഒട്ടിപ്പിടിച്ച വസ്തുക്കൾ വസ്ത്രങ്ങൾ തുടങ്ങിയവ ബലം പ്രയോഗിച്ചു വലിച്ചുമാറ്റരുത് അത് ആണൂ ബാധ ഇണ്ടാക്കുന്നു കാരണം ഉയർന്നചൂട് അതിലെ അണുക്കൾ നശിച്ചിട്ടുണ്ടാവും ഒട്ടിപ്പിടിക്കാത്ത വസ്ത്രങ്ങൾ വേദന അനുഭവപ്പെടാത്ത രൂപത്തിൽ മെല്ലെ നീക്കം ചെയ്യുക പൊള്ളിയ ആളെ കാൽഭാഗം ഉയർത്തി തല ഒരുവശത്തെക്ക് ചെരിച്ചുകിടത്തുക അണുരഹിതമായ ശുദ്ധമായ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

വേദനക്ക് ആശ്വാസം ഉണ്ടാവും ഒരിക്കലും പൊള്ളിയഭാഗം തറയിൽ തൊടരുത്

ആഗാതത്തിനുള്ള ചികിത്സകൾ ഉടനെ ചെയ്യുക എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക മുഖത്തു പൊള്ളലേറ്റ ശുദ്ധമായ ഒരു linen തുണി മുഖംമൂടിയുടെ ആകൃതിയിൽ മുറിച് ശ്യാസത്തിനുള്ള ദ്വാരം ഉണ്ടാക്കി മുഖം മറച്ചുവെക്കാവുന്നതാണ് ശേഷം താടിയെല്ലുൾപ്പെടെ bandage ചെയ്യുക ഇങ്ങനെ സംഭവിച്ചാൽ നമ്മൾ doctor റെ കാണേണ്ടതെപ്പോൾ ഗുരുതരമായ പൊള്ളലുകൾ മുഖത്തുള്ളപൊള്ളലുകൾ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ശരി വൈദ്യുതി കൊണ്ടുള്ള ഏതുതരത്തിലുള്ള പൊള്ളലുകൾ ഒരാഴ്ചയായായിട്ടു മുണങ്ങാത്ത ചെറിയ പൊള്ളലുകൾ അണുബാധയുടെ ലക്ഷണം കണ്ടാൽ പഴുപ്പ് ചുവപ്പ് തടിപ്പ് വേദനതുടങ്ങിയവ വസ്ത്രത്തിന് തീ പിടിച്ചാൽ അടുക്കളയിൽ ജോലിചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദൗർഭാഗ്യത്തിന് ഏർ dress ന് അഥവാ ധരിച്ച വസ്ത്രത്തിന് തീ പിടിച്ചുവെന്ന് കരുതുക അല്ലെങ്കിൽ ചിമ്മിനിവിളക്ക് തട്ടിമറിഞ്ഞു കുട്ടികളുടെ ഉടുപ്പിന് തീ പിടിച്ചെന്നിരിക്കട്ടെ നാമെന്ത് ചെയ്യും വായുവിൽ അഥവാ തുറന്ന സ്ഥലത്തു ഓടാൻ അനുവദിക്കരുത് അടുത്ത ഒരു ബക്കറ്റ് വെള്ളമുണ്ടെങ്കിൽ അയാളുടെ മേലെ ഒഴിക്കുക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 പൊതിഞ്ഞുകളയുക എന്നിട്ടും തീ അണഞ്ഞില്ലെങ്കിൽ അയാളെ തറയിൽ കിടത്തി ഉരുട്ടുക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 തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കരുത് വസ്ത്രത്തിന് തീ പിടിച്ചപ്പോൾ രക്ഷിക്കാൻ സ്ഥലത്ത് മറ്റാരുമില്ലെങ്കിൽ നിലത്തുകിടന്നുരുളണം അടുത് കിട്ടുന്ന വല്ല വസ്തുക്കളും കൊണ്ട് പൊതിഞ് തീ അണക്കാൻ ശ്രമിക്കുക ശബ്‌ദമുണ്ടാക്കി സഹായത്തിന് അർപ്പിക്കു ഒരിക്കലും തുറന്ന വായുവിലൂടെ ഓടരുത് കാരണം തീ ആളിക്കത്താൻ കാരണമാവും പ്രശ്നം പപ്പടം കാച്ചികൊണ്ടിരിക്കുകയായിരുന്നു കുട്ടിവന്ന് heater തൊട്ടു കൈപൊള്ളി എന്തുചെയ്യും സ്വയം ആലോചിക്കുക നമ്മൾ ആ സാഹചര്യത്തിൽ ചെയ്യേണ്ടത് രാസവസ്തുക്കൾ കൊണ്ട് പൊള്ളിയാൽ സാധാരണയായി acid alkali എന്നീ രാസവസ്തുക്കൾ കൊണ്ടാണ് പൊള്ളൽ ഉണ്ടാവുന്നത് acid കൊണ്ടുള്ള പൊള്ളലാണെങ്കിൽ ഉദാഹരണമായി hydrochloric acid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 acid പുരണ്ടവസ്ത്രങ്ങൾ അഴിച്ചുമാറ്റുക ശരീരത്തോട് ശക്തിയായി ഒട്ടിച്ചേർന്നത് അഴിച്ചു മാറ്റരുത്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 വെള്ളത്തിൽ ചേർത്ത ലായനി alkali ലായനിയായി ഉപയോഗിക്കണം ശേഷം മുകളിൽ പറഞ്ഞതുപോലെ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 പലപ്പോഴും ജീവിതത്തിൽ ആവാറുണ്ട്‌ അപ്പോൾ ആഭാഗം ധാരാളം ആ ആയഭാഗം acid ആയ ഭാഗം ധാരാളം വെള്ളം കൊണ്ട് കഴുകുക soda bicarbonate ലായനി ഉപയോഗിച്ചാൽ നന്ന് ശരീരത്തിന്റെ മറ്റുഭാഗങ്ങളിൽ ഒഴുകിയെത്താത്ത രൂപത്തിൽ ഒഴിക്കണം അപ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക ഇനി സംഭവിക്കാതിരിക്കട്ടെ സംഭവിച്ചാ ഇങ്ങനെ ഒക്കെയാണ് ചെയ്യണ്ടത്

പുൽമേട്ടിലൂടെയും കാട്ടുപാതയിലൂടെയും ഗൗരവ രൂപത്തിൽ കറങ്ങുന്ന ചെമ്മരിയാടിന്റെ രൂപവും ഭാവവും കണ്ടാൽ കാട്ടിലെ മൃഗങ്ങൾ മുഴുവൻ ഭയപ്പെടുമായിരുന്നു പക്ഷെ ചെമ്മരിയാടിന്റെ വീര്യ രൂപം കാണുമ്പോൾ കാട്ടിലെ മൃഗങ്ങൾ തന്നെ വിശ്വസിച്ചിരുന്നു

ഒരു ദിവസം ചെമ്മരിയാടിന്റെ നടുക്ക് താമസിച്ചിരുന്ന കടുവ ധൈര്യം സംഭരിച് ധൈര്യം സംഭരിച് ആ ചെമ്മരിയാടിന്റെ വീട്ടിലെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ എന്ന രൂപത്തിൽ ചെമ്മരിയാടിനോട് പോയി ചോദിച്ചു ചെമ്മരിയാടും ചെമ്മരിയാടിന്റെ വീട്ടിലെ വിശേഷങ്ങൾ എന്ന രീതിയിൽ ചെമ്മരിയാടിനോട് പോയി ചോദിച്ചു കാര്യങ്ങൾ അത് കേട്ട ചെമ്മരിയാട് കടുവയെ വീട്ടിലേക്ക് ക്ഷണിച്ചു ചെമ്മരിയാട് കടുവയെ തന്റെ സ്വാഗതം ചെയ്തു രണ്ട് പേരും രാജ്യാന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കടുവയുടെ കുഞ്ഞും ചെമ്മരിയാടിന്റെ കുഞ്ഞും മുറ്റത്തെ പൂന്തോപ്പിൽ കളിച്ചു കളിച്ചും ചിരിച്ചും നടന്നു കൊണ്ടിരുന്ന ചെമ്മരിയാടിന്റെ കുഞ്ഞോട് ബഹുമാനത്തോടെ പെരുമാറണം ഇല്ലെങ്കിൽ അവൻ നിന്നെ പിടിച് തിന്ന് കളയും അച്ഛൻ കടുവ കുഞ്ഞി മകനെ ഓർമിപ്പിച്ചു രണ്ട് കുഞ്ഞുങ്ങളും പല തര കളികൾ കളിച്ചു ചെമ്മരിയാടിന്റെ കുഞ്ഞു കരണം മറിഞ്ഞും ചീക്കി ആയി എത്ര സുന്ദരമായ കൊച്ചു പല്ലുകളാ നിനക്ക് നിനക്കറിയാമോ എന്റെ കുടുംബത്തിലെ എല്ലാവർക്കും എത്ര മനോഹരമായ പല്ലുകളാണ് ഉള്ളത് എന്ന് എന്റെ പല്ലുകൾ അച്ഛൻ അച്ഛന്റെ പല്ലുകൾ പോലെ തന്നെയാണ് ആ കുഞ് മറുപടി പറഞ്ഞു മറുപടി കേട്ടപ്പോൾ കടുവ കുഞ്ഞിനൊരു കാര്യം ബോധ്യപ്പെട്ടു തിരികെ പോകാൻ കടുവയെയും കുഞ്ഞിനേയും ചെമ്മരിയാട് സന്തോഷപ്പൂർവം യാത്രയാക്കി കടുവ കുഞ് അവൻ

അവൻ എന്നോട് പറഞ്ഞതെല്ലാം അവന്റെ അച്ഛന്റെ പല്ലുകളും അവന്റെ പല്ല് പോലെ തന്നെയാണെന്നാണ് നാവടക്കെട ചെമ്മരിയാട് കേട്ടാൽ മതി നമ്മളെ രണ്ട് പേരെയും കൊന്ന് തിന്നും എന്നാലും സത്യം എന്താണെന്ന് മനസിലാക്കാൻ കടുവ തീരുമാനമെടുത്തു തടിച്ചു കൊഴുത്ത ചെമ്മരിയാടിനെ ഓർത്തപ്പോൾ തന്നെ കടുവയ്ക്ക് പക്ഷെ അതിന്റെ പല്ലുകൾ കാണാൻ എന്താണ് മാർഗം അതത്ര എളുപ്പമല്ല ചെമ്മരിയാട് അപൂർവമായും സംസാരിക്കു വായ തുറ തുറന്നുള്ളു തുറ വായ തുറക്കാറുള്ളു പക്ഷെ അപ്പോഴേക്കും അതിന്റെ താടി മീശ എത്ര ആയാലും കാത്തിരിക്കാൻ തന്നെ കടുവ തീരുമാനിച്ചു അവസരം കിട്ടാതിരിക്കില്ല മറ്റൊരുദിവസം ചെമ്മരിയാടും കുഞ്ഞും കടുവയുടെ വസതിയിൽ കുഞ്ഞുങ്ങൾ വീണ്ടും രണ്ട് പേരും ഒറ്റക്ക് കളിച്ചുകൊണ്ടിരിക്കിയായിരുന്നു കടുവ വളരെ യോടെ ചെമ്മരിയാടിനെ തത്കരിച്ചു ചെമ്മരിയാടിന് കിടക്കാന് കിടക്കാനും കഴിക്കാനും കുടിക്കാനും ഉള്ള സൗകര്യം എല്ലാം ഉണ്ടാക്കി കൊടുത്തു കഴിക്കാൻ കൊടുക്കൽ മുന്തിരി വീൻ നൽകി വീന് വീന് കുടിച് ചെമ്മരിയാടിന്റെ

ചാടി വീണ് അതിന്റെ കടിച ഉം പിളർന്ന് അച്ഛന്റെ ദാരുണമായ കരച്ചിൽ കേട്ട ആട്ടിൻ കുഞ് വളരെ ഇരയുടെ സ്വാദ് പിടിച്ച കടുവ തന്റെ മുൻപേ അവൻ സ്വന്തം സ്വ സ്വന്തം വസത ത്തേക്ക് പ്രാണനും കൊണ്ട് ഓടി ചെമ്മരിയാട് കൊല്ലപ്പെട്ട ദുഃഖത്തിൽ ചെമ്മരിയാടിന്റെ ഭാര്യയും കുഞ്ഞും വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി അവരുടെ ദുഃഖത്തിന്റെ കാരണം തിരക്കി റാണി എന്റെ ഭർത്താവിനെ ആ കടുവ കൊന്നു തിന്നു ഞങ്ങളെയും തിന്നാൻ വേണ്ടി ആ ദുഷ്ടൻ ഇവിടെ എല്ലാം കറങ്ങി നടക്കുന്നുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും ചെമ്മരിയാടിന്റെ ഭാര്യ ചോദിച്ചു റാണിക്ക് അവരുടെയും അവരോട് സഹതാപം തോന്നി റാണി അവരെ ആവുന്നത്ര ആ ആശ്വസിപ്പിച്ചു ഉചിതമായ സമയത് കടുവയോട് പ്രതികാരം ചെയ്യൂ റാണി വാക്ക് കൊടുത്തു എന്നിട് റാണി അടുത്ത അടുത്ത കാട്ടിലേക്ക് പറന്ന് പോയി മനോഹരം മൃദുലവുമായ തൂവലുള്ള വലിയ അഞ്ചു വര്ണക്കിളി തലയിൽ വെളുത്ത തലയിൽ പൂ ചൂടി എന്നിവ ചുണ്ടുകളിൽ ആയിരക്കണക്കിന് മരതകം ചുവപ്പും പച്ചയും നിറമുള്ള റാണി നോട് പറഞ്ഞു പക്ഷികളെല്ലാവരും റാണിയെ സഹായിക്കാമെന്ന് എട്ടു നമ്മുടെ കടുവയെ ഒരു പാഠം പഠിപ്പിക്കണം റാണി പറഞ്ഞു പക്ഷി പക്ഷി കൂട്ടം ആവേശത്തോടെ സമ്മതിച്ചു അവർ കൂട്ടം കൂട്ടമായി ക്കാൻ വെല്ല് വിളിക്കാൻ തുടങ്ങി ശബ്ദം കേട്ട് മറ്റ് മറ്റ് മൃഗങ്ങളും ഭയപ്പെടാൻ തുടങ്ങി ഒളിച്ചിരിക്കുന്ന പാമ്പുകളും ചെറിയ ജന്തുക്കളും അവരവരുടെ മാളങ്ങളിൽ തല വലിച്ചു എല്ലാവരുടെയും ഞാൻ കാട്ടി കാട്ടിലെ മൃഗങ്ങൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും വലിയ വിരുന്ന് സൽക്കാരം നൽകുന്നു പോകുന്നു പക്ഷെ പ്രാർത്ഥന തീരുന്നു മുറയ്ക്ക് നിങ്ങളെല്ലാവരും ഇവിടെ ഹാജരാകണം ഇന്ന് തന്നെ ക്ഷണക്കത്തുകൾ എത്തിക്കേണ്ടതാണ് എല്ലാവരോടും ആദ്യേ പറഞ്ഞു എല്ലാവരും യഥാ സമയം സജ്ജരായിരിക്കുക എന്റെ നിർദേശങ്ങൾ കൃത്യമായി പാലിക്കണം ക കടുവയെ ഞ ഞാൻ നേരിടാൻ പോവുകയാണ് പക്ഷികളുടെ ൽ പക്ഷി റാണി തന്റെ പ്രജകളോട് പറഞ്ഞു നിശയിച്ചപോലെ നിശ്ചയിച്ചപോലെ നിങ്ങൾ എല്ലാവരും

വിരുന്നായിരുന്നു ഒരുക്കിയത് കടുവ അന്താളിച്ചു പോയി സുന്ദരികളായ തത്തകൾ വരി വരി ആയി നിന്ന് ന്രത്തം ആരോ എന്റെ കൂടെ നിര്ത്തുന്നു റാണി പക്ഷിയെ വിളിച്ചു ന്രത്തം ചെയ്യുന്ന കടുവ സന്തോഷത്തോടെ സമ്മതിച്ചു വീണ്ടും വീണ്ടും സംഗതി മുഴുവ മുഴുവൻ ആയി വെച്ച പക്ഷികളെയെല്ലാം

വേണം ന്രത്തം ചെയ്യാൻ നോക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം ഒരുമയോടെ ഇവിടത്ത ആചാരമനുസരിച്ചാണ് തയ്യാറായി അത് കൊണ്ട് താങ്കളും അത് പോലെ ആചാരങ്ങൾ പിന്തുടർന്ന് അനുഷ്ഠിക്കണമെന്ന്

ഞാൻ ഇതിന് ക്ഷമ ചോദിക്കുന്നു ഞാൻ ഒരു വേട്ടക്കാരനായി രാത്രി മുഴുവൻ ഇരക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതെന്റെ ശീലമായിപ്പോയി ഇങ്ങനെയുള്ള ജീവിതം ആയത് കൊണ്ടാണ് ഇത്തരം വിശിഷ്ടമായ ആചാരങ്ങൾ എനിക്ക് അറിവില്ലാതെ പോയതെന്നു ഇവിടുത്തെ അപ്പോൾ എന്നെ അനുവദിക്കണം കടു കടുവ വേഗം തന്റെ വസതിയിലേക്ക് മടങ്ങി എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു പക്ഷി റാണിയുടെ കൂടെ ന്രത്തം ചെയ്യാൻ ന്രത്തം ചെയ്യണമെങ്കിൽ തലയുണ്ടാകാൻ പാടില്ല അതാണത്രേ അവിടുത്തെ ആചാരം എല്ലാ അതിഥികളും അങ്ങനെ ആണ് തല തലയില്ലാതെ ആണ് ന്രത്തം ചെയ്യുന്നത് അതും അത് പോലെ ചെയ്യണം ഞെട്ടിപോയി

Hello സ്വിഗ്ഗി support care ലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിതിൻ എന്നാണ്. ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹയായിക്കണ്ടത്? Sir, sir ൻറെ referralID ഒന്ന് പറയാവോ?

Sir ആഹ് order ID നാപ്പത് എമ്പത്തേഴാണോ? ഞാൻ സംസാരിക്കുന്ന ഹരികൃഷ്ണൻ എന്ന sir ഉവായിട്ടാണോ? okay sir, sir ന് അപ്പം bike issue report എയ്തിട്ടിണ്ടായിരുന്നു. okay okay ആഹ് sir ഇപ്പം എവിടാ നിക്കുന്ന? മേവറം sir ഞാനാ location ഒന്ന് detect എയ്യട്ടെ ഒന്ന് wait എയ്യാവോ? മേവറം Okay sir, sir ആഹ് അവിടെ എങ്ങനയാ? മഴയാ~ നല്ല മഴയാണോ? sir അപ്പഴേ അവിട അഹ് അപ്പെന്താ വണ്ടി puncture ആയതാണോ? അടുത്തക്ക് ആഹ് workshop ഓ അങ്ങനെന്തേലും ആഹ് അപ്പൊ sir ഞാൻ locality നോക്കിയപ്പഴത്തേക്കും അവിട ഒരു പത്തോളം അഹ് delivery partners available ആണ്, പക്ഷെ അവർക്കെല്ലാം ഇപ്പൊ order ഒണ്ട്. Sir ഒരു അഹ് ആഹ് അഞ്ച് minute wait എയ്യേണ്ടി വെരും.

Sir, sir ന് wait എയ്യാ~ wait എയ്യാലോ

Okay sir, sir അതുകൊണ്ട്, അത~ അത് ഒന്നുകൊണ്ടും പേടിക്കണ്ട sir ഇപ്പം ആഹ് ഇത് bike issue കൊടുത്തോണ്ട് sir ന്റെ payment കിട്ടാതിരിക്കില്ല. sir ന്റെ order order ന് ഇപ്പം കിട്ടു~ എന്നുവെച്ചാൽ നാപ്പത് രൂപയാണ് plus rain rain charge ഉൾപ്പടെ നാപ്പതും plus അമ്പത്തിരണ്ട് രൂപയാണ് sir നു monthly കിട്ടുന്നത്. അത് ഇപ്~ അത് ഇന്നത്തെ payment തന്നെ add ആവുന്നതാണ് order cancel ആയാലും ആ order ന് payment കിട്ടും, കാര്യം sir അത്~ ആ order pick up ചെയ്ത് കഴിഞ്ഞല്ലോ, അപ്പൊ പിന്നെ sir ന് payment കിട്ടും. ആഹ് അതുകൊണ്ട് sir പേടിക്കയൊന്നും വേണ്ട മറ്റെ delivery partner ന് sir, sir hotel ഈന്ന് എങ്ങനെയാണോ pick എയ്തത് അതുപോലെ തന്നയാണ് sir ന്റെ കൈയ്യിന്ന് ആ food item മറ്റെ delivery partner വന്ന് pick എയ്യുന്നത്, അപ്പം ആഹ് sir ന് കിട്ടുന്ന അതേ payment തന്നെ മറ്റേ ആൾക്കും കിട്ടും. ആഹ് ആഹ് report ചെയ്യണം. ഞാൻ അപ്പഴത്തേക്കും sir ന് ഉം ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആഹ് അവിടൊരു പത്തോളം delivery partners available ആന്ന്, അപ്പ അഞ്ച് minute നുള്ളിൽ അഹ് അ~ അതിലെ ആരെങ്കിലും ഒരാൾ അവിടെ എത്തും, അപ്പോഴത്തേക്കും sir ഉം sir ന് അവിടുന്ന് വിളിച്ച്~ വിളിക്കും. ആ delivery partner ആരെങ്കിലും ഒരാൾ വിളിക്കും

sir location പറഞ്ഞു കൊടുത്താ മതി. hello, sir കേക്കാവോ sir location പറഞ്ഞു കൊടുത്താ മതി, അപ്പഴത്തേക്കും അവര് വന്ന് അത് എടുക്കുന്നതാണ്

hello hello എൻ്റെ പ്‌~ bro എൻ്റെ പേര് കാളിദാസൻ എന്നാണെ bro ഇപ്പൊ ഒരു order അടിച്ചായിരുന്നു.

bus stand ൻറെ അടുത്തണോ നിക്കുന്നെ? okay ചേട്ടാ ഞാനേ അയത്തിൽ നിക്കയാണ്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം അവിട നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. മഴയായോണ്ടേ ഇവിടേയും മഴകൂടുതലാ അതാ okay, food അഹ് damage ഒന്നും ഇല്ലലോ food ന് damage ഉം കാര്യങ്ങളും ഒന്നില്ലല്ലോ bro ക്ക് കൊഴപ്പോന്നുല്ലല്ലോ? ഒന്നും പറ്റീലല്ലൊ okay അല്ലേ? okay okay Hello ആഹ് sir നിതിൻ ആണ് നിങ്ങൾ സംസാരിച്ചില്ലെ ആഹ് ആഹ് അവൻ വന്ന് pick up ചെയ്‌തോളും, അപ്പം sir food കൈമാറിയാമതി. sir മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? bike issue bike issue ഇപ്പൊ ചെയ്യാൻ പറ്റുന്നെന്നു വെച്ചാ മൂന്ന് വട്ടമാണ് പറ്റുന്നത്.

മനസ്സിലായോ ആഹ് ആഹ് പറയുമ്പോ നിങ്ങക്ക് അത് പിന്നെ വരുമ്പോ നിങ്ങക്ക് അത് ആഹ് ഈ പ~ ചെയ്~ പറഞ്ഞകാര്യം മ്~ ആഹ് genuine അല്ലാന്ന് അഹ് ഞങ്ങക്ക് തോന്നുവാണെങ്കി നിങ്ങളെ blacklist ലോട്ട് പെടുത്തും. അങ്ങനെ വരുവാണേൽ നിങ്ങള order നിങ്ങക്ക് ഇനി കിട്ടാൻ പോണെ ഈ blacklist ഒക്കെ വന്നേനുശേഷം നിങ്ങക്ക് കിട്ടാൻ പോണ order ഇലെ എണ്ണം കൊറവായിരിക്കും, നിങ്ങക്ക് പോവാനുള്ള location ൻറെ ദൂരം കൂടുതലായിരിക്കും, പിന്നെ payment ൽ delay വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ അതുകൊണ്ടു മൂന്നെണ്ണത്തിൽ കൂടുതൽ ചെയ്യാതിരിക്കാൻ താങ്കൾ ശ്രമിക്കുക. okay ആണോ? അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പരമാവധി order ഉകൾ എടുക്കുക, പരമാവധി earn ചെയ്യാൻ ശ്രമിക്കുക. അതെ പ്രശ്നമാണ് അപ്പം ആഹ് ഒരുവിധം മിക്ക partners ഉം ഇങ്ങനെ മനപൂർവ്വം ചെയ്യുന്നായിട്ടു report ചെയ്യപ്പെട്ടിട്ടിണ്ട്. Payment കൂടുതൽ ലഭിക്കാൻ വേണ്ടീട്ടങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്യാ.

okay sir എന്നത്തേയ്ക്കയാ കിട്ടാത്തേന്നു പറയോ, ദിവസം ഒന്ന് പറയോ, ദിവസല്ലാ date ഒന്ന് പറയോ? okay okay, sir ഏ നമ്മക്കിപ്പം ആഴ്ചയില് നമ്മക്കിപ്പം payment നടക്കുന്നെന്നുവെച്ചാൽ ആഴ്ചയില് തി~ തിങ്കളാഴ്ചയോ, നിങ്ങളിപ്പം ഈ ആഴ്ചയില് ഏഴു ദിവസം ഓടീന്നുവെച്ചോ duty ക്ക് ഇറങ്ങയാണ്, hello Sir duty ക്ക് ഇറങ്ങയാണ്. Hello, sir കേക്കാവോ അഹ് okay, sir sir ഇപ്പോ duty ക്ക് ഇറങ്ങയാണ്, അപ്പം ഏഴ് ദിവസം പോയിട്ട്

ചൊവ്വാഴ്ച തൊട്ടു ബുധനാഴ്ചവരെയുള്ള ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് payment ലഭിക്കുന്നത്. Hello sir കേക്കാവോ? okay മനസ്സിലായോ? ഏർ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആയിരിക്കും നിങ്ങൾക്കു payment ലഭിക്കുന്നത്. ആഹ് sir അതിപ്പെന്തേലും അഹ് okay sir അതിപ്പെന്തേലും error ആയിരിക്കും, ഞാൻ നിങ്ങളത് check ചെയ്തേല് നിങ്ങള് login ചെയ്യുന്ന സമയത്തു നിങ്ങള് t-shirt രണ്ടു ദിവസം ഇട്ടിട്ടില്ലായിരുന്നു, അപ്പോ അതിന്റെ deduction ആയിട്ട് വന്നിട്ടുണ്ട്. ആ അതെ അതെ, നിങ്ങൾ login ചെയ്യു~ ചെയ്യുന്ന സമയത്ത് mask ഉം t-shirt ഉം നിർബന്ധമായിരിക്കും. okay രണ്ടു type t-shirt ആണ്‌ ഇപ്പൊ സ്വിഗ്ഗിയുടെ ഭാഗത്തു നിന്നു allow ചെയ്യുന്നത്, orange ഉം black ഉം, അതില് front ഇല് സ്വിഗ്ഗിയുടെ logo എന്തായാലും ഉണ്ടായിരിക്കണം. അല്ല casual ആയിട്ടുള്ള മറ്റു dress ഒന്നും ഉ~ അഹ് ധരിക്കാൻ പാടില്ല. അപ്പം അതിന്റെ അതിന്റെ ഭാഗവായിട്ടും നമുക്ക് നിങ്ങളെ salary ഈന്നും ക~ ക~ cut ചെയ്യുന്നെയാണ്. അതാണ് sir നിപ്പം ഈ പറഞ്ഞ ശമ്പളം കിട്ടീലാന്നു sir പറഞ്ഞത്. Sir ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്കിപ്പം login ചെയ്യുന്ന സമയത്ത് Hello കേക്കാവോ sir sir നിങ്ങളിപ്പോ login ആഹ് നിങ്ങളിപ്പോ login ചെയ്യുന്ന സമയത്ത് നിങ്ങള് mask ഉം t-shirt ഉം നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം. okay അതില് orange ഉം black ഉം ഏർ type t-shirt ആണ് സ്വിഗ്ഗി allow ചെയ്യുന്നത്. അതില് സ്വിഗ്ഗിയുടെ logo ഉണ്ടായതു കൊണ്ടായിരിക്കും, അപ്പം അതില്ലാന്ന് അത് ഏർ നിങ്ങൾ selfie എടുക്കുന്ന സമയത്ത് അത് നമ്മക്കറിയാൻ പറ്റും.

അപ്പം അടുത്ത വട്ടം അത് ശ്രദ്ധിക്ക്യാ, പരമാവധി t-shirt ഉപയോഗിക്കാൻ ശ്രമിക്ക്യാ, ആഹ് okay sir

basic ആയിട്ടുള്ള കാര്യങ്ങൾ എന്നു പറഞ്ഞാൽ നിങ്ങക്കിപ്പം food ആഹ് restaurant ഇൽ നിന്നും food pick up എയ്യുന്നതിനെപ്പറ്റിയാണോ അതോ salary ഈനെപ്പറ്റിയാണോ അതോ മറ്റെന്തെങ്കിലും വിഷയാണോ അതോ customer ഉമായിട്ടുള്ള പ്രശ്നോ അങ്ങ്~ അങ്ങനെന്തെങ്കിലുമാണോ? അതോ hotel ല് ആഹ് ഉടമയായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നവുണ്ടെങ്കില് ഏതാന്നുവെച്ചാൽ നമ്മക്കിപ്പം ഞാനിപ്പം sir അതിപ്പം നിങ്ങക്ക് ചെയ്യാൻ പറ്റുന്നതെന്താന്നു വെച്ചാൽ നിങ്ങളെ ഈ സപ്പോ~ നിങ്ങള് ഇപ്പോ എന്നെ വിളിക്കുന്നില്ലേ അതുപോലെ തന്നെ സപ്പോ~ അഹ് support care ആയിട്ട് വേറെയുണ്ട്, അതിലേക്ക് നിങ്ങക്ക് നിങ്ങളെ ആഹ് നിങ്ങക്ക് നിങ്ങളെ പലാതി~ പരാതി നിങ്ങള് അതിൽ report ചെയ്യാം. അപ്പൊ അതില് നിങ്ങക്ക് ആഹ് personally ഇപ്പൊ ഉണ്ടായ അനുഭവം ആ executive ഉമായിട്ട് പങ്കുവെക്കാം. അതിനെതിരായുള്ള എന്ത് എന്ത് തരത്തിലുള്ള നടപടിയാണെങ്കിലും അത് company യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ് പക്ഷെ genuine ആയിരിക്കണം.

നിങ്ങക്ക് ചെയ്യാൻ പറ്റുക ഞാൻ പറഞ്ഞില്ലേ, അത് report ചെയ്യാം, പിന്നെ hotel ഉടമ ആ hotel ന്റെ ഭാഗത്തുനിന്നും ഈ പറഞ്ഞപോലെ ഇത് സ്ഥിരമായിട്ട് ഉണ്ടാവും ആ~ആ~ ആവും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽത്തന്നെ നമ്മൾ സ്വിഗ്ഗിയും അതുമായിട്ടുള്ള partnership cut ചെയ്യുന്നതാണ്.